എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമസ്ക്കാരം
രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് സൂര്യോപാസനയുടെ മഹോത്സവമായ ഛഠ് ആഘോഷിക്കുകയാണ്
ഛഠ് മഹോത്സവത്തിൽ പങ്കുചേരാനായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ സ്വന്തം ഗ്രാമങ്ങളിൽ സ്വന്തം വീടുകളിൽ തങ്ങളുടെ കുടുംബങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു
ഛഠ് മഹോത്സവത്തിന്റെ ദേവി എല്ലാവരുടെയും സമൃദ്ധിക്കും മംഗളത്തിനുമായുള്ള ആശീർവാദം നല്കട്ടെ എന്നാണെന്റെ പ്രാർത്ഥന
സുഹൃത്തുക്കളെ നമ്മുടെ സംസ്കാരവും വിശ്വാസങ്ങളും പ്രകൃതിയുമായി എത്രമാത്രം ഗാഢമായ ബന്ധം പുലർത്തുന്നുവെന്നുള്ളതിന്റെ തെളിവാണ് സൂര്യോപാസനയുടെ പാരമ്പര്യം
ഈ പൂജയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സൂര്യപ്രകാശത്തിന്റെ മഹത്വം സ്പഷ്ടമാകുന്നു
ഒപ്പം ഉയർച്ചതാഴ്ചകൾ ജീവിതത്തിന്റെ അവിഭാജ്യഘടകമാണെന്ന സന്ദേശവും ഇതു നല്കുന്നു
അതുകൊണ്ടുതന്നെ ഓരോപരിതസ്ഥിതിയിലും ഒരു സമാനമായ ഭാവം നാം പുലർത്തേണ്ടതാണ്
ഛഠ്മാതവിന്റെ പൂജയ്ക്ക് പലതരത്തിലുള്ള ഫലങ്ങളും പലഹാരങ്ങളും പ്രസാദമായി അർപ്പിക്കപ്പെടുന്നു
ഇതിന്റെ വ്രതവും കഠിനമായ സാധനയിൽ കുറവായതല്ല
ഇതിൽ പൂജയ്ക്കുപയോഗിക്കുന്ന വസ്തുക്കളെല്ലാംതന്നെ സമൂഹത്തിലെ പല ആൾക്കാർ ഒരുമിച്ചു ചേർന്നു തയ്യാറാക്കുന്നവയാണ് എന്നുള്ളതാണ് ഛഠ് പൂജയുടെ ഒരു പ്രത്യേകത
ഇതിൽ ഈറ കൊണ്ടുള്ള കുട്ടയോ വട്ടിയോ ഉപയോഗിക്കുന്നു
മൺചിരാതുകൾക്ക് അവയുടേതായ മഹത്വം ഉണ്ട്
കടല ഉല്പാദിപ്പിക്കുന്ന കൃഷിക്കാർക്കും ബതാഷ എന്ന മധുരപലഹാരം ഉണ്ടാക്കുന്ന ചെറിയ സംരംഭകർക്കും സമൂഹത്തിൽ മഹത്തായ സ്ഥാനം ലഭിക്കുന്നു
ഇവരുടെ സഹകരണം ഇല്ലാതെ ഛഠ് പൂജ നടത്താനേ കഴിയുകയില്ല
ഛഠ് ഉത്സവം നമ്മുടെ ജീവിതത്തിൽ ശുചിത്വത്തിന്റെ മഹത്വത്തിനും ഊന്നൽ കൊടുക്കുന്നു
ഈത്സം ആഗതമാകുന്നതോടെ സാമൂഹികതലത്തിൽ നിരത്തുകൾ നദികൾ കടവുകൾ ജലത്തിന്റെ വിവിധ സ്രോതസ്സുകൾ എന്നിവയെല്ലാം ശുചിയാക്കപ്പെടുന്നു
ഛഠ് ഉത്സവം ഏക ഭാരതം ശ്രേഷ്ഠഭാരതം എന്നതിനും ഉദാഹരണമാണ്
ഇന്ന് ബീഹാറിലെയും പൂർവ്വാഞ്ചലിലെയും ആൾക്കാർ നാടിന്റെ ഏതു കോണിലായിരുന്നാലും അവിടെ ഛഠ് ഉത്സവം ആഘോഷിക്കുന്നു
ദില്ലി മുംബൈ അടക്കം മഹാരാഷ്ട്രയിലെ ഓരോ ജില്ലയിലും ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിലും ഛഠ് ഉത്സവം വലിയതോതിൽ സംഘടിപ്പിക്കപ്പെടുന്നു
എന്റെ ഓർമ്മയിൽ പണ്ട് ഗുജറാത്തിൽ ഇത്രയും വലിയതോതിൽ ഛഠ് പൂജ ഉണ്ടായിരുന്നില്ല
എന്നാൽ ഇന്നത്തെ കാലത്ത് ഗുജറാത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഛഠ് പൂജയുടെ ആഘോഷം നടക്കുന്നതായി കാണാം
ഇതു കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു
വിദേശങ്ങളിൽ നിന്നുപോലും ഛഠ് പൂജകളുടെ ഭാവ്യമായ ചിത്രങ്ങൾ വരുന്നതായി കാണാം
അതായത് ഭാരതത്തിന്റെ സമൃദ്ധമായ പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളപ്പെടുത്തലുകൾ മുക്കിലും മൂലയിലും വർദ്ധിച്ചവരുന്നതായി കാണാം
ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോ വിശ്വാസിക്കും എന്റെ അനേകമനേകം മംഗളാശംസകൾ
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നാം പവിത്രമായ ഛഠ് പൂജയെക്കുറിച്ച് സംസാരിച്ചു സൂര്യദേവന്റെ ഉപാസനയെക്കുറിച്ചു സംസാരിച്ചു
സൂര്യോപാസനയെക്കുറിച്ചു സംസാരിക്കുന്നതോടൊപ്പം സൂര്യന്റെ വരദാനത്തെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം
സൂര്യദേവന്റെ വരദാനമാണ് സൌരോർജ്ജം
സോളാർ എനർജി പ്രധാനപ്പെട്ടൊരു വിഷയമാണ്
ലോകം മുഴുവൻ തങ്ങളുടെ ഭാവിക്കായി അതിനെ ഉറ്റുനോക്കുന്നു
ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സൂര്യദേവൻ നൂറ്റാണ്ടുകളായി ഉപാസനയുടെ മാത്രമല്ല ജീവിതരീതിയുടെതന്നെ കേന്ദ്രമായി വർത്തിക്കുന്നു
ഇന്ന് ഭാരതം പരമ്പരാഗത അനുഭവങ്ങളെ ആധുനികശാസ്ത്രവുമായി ബന്ധിപ്പിക്കുകയാണ് അതുകൊണ്ടുതന്നെയാണ് നാം സൌരോർജ്ജത്തിൽനിന്നു വിദ്യൂച്ഛക്തി ഉല്പാദിപ്പിക്കുന്ന വൻകിട രാജ്യങ്ങളിലൊന്നായി തീർന്നിരിക്കുന്നത്
സൌരോർജ്ജംകൊണ്ട് നമ്മുടെ രാജ്യത്തെ നിർധനരുടെയും മധ്യവർഗ്ഗക്കാരുടെയും ജീവിതത്തിൽ എങ്ങനെ മാറ്റം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതും ഇന്നു പഠനവിഷയമാണ്
തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്ത് ഒരു കർഷകനുണ്ട്
പേര് ശ്രീ
ഏഴിലൻ
അദ്ദേഹം പി
കുസുമ് യോജനയെ പ്രയോജനപ്പെടുത്തി തന്റെ പാടത്ത് പത്തു കുതിരശക്തിയുടെ സൌരോർജ്ജ പമ്പ് സെറ്റ് സ്ഥാപിച്ചു
ഇപ്പോൾ അദ്ദേഹത്തിന് കൃഷികാര്യങ്ങൾക്ക് വൈദ്യുതിച്ചെലവ് വഹിക്കേണ്ടിവരുന്നില്ല
കൃഷിഭൂമി നനക്കുന്നതിന് അദ്ദേഹം സർക്കാർ വൈദ്യുതിവിതരണത്തെ ആശ്രയിക്കുന്നില്ല
ഇതുപോലെതന്നെ രാജസ്ഥാനിലെ ഭരത്പൂറിൽ പി
കുസുമ് യോജനയുടെ മറ്റൊരു ഗുണഭോക്താവായ കർഷകനാണ് കമൽജിമീണ
കമൽജി വയലിൽ സോളാർപമ്പ് വച്ചതുമൂലം അദ്ദേഹത്തിന്റെ മുതൽമുടക്ക് കുറഞ്ഞിട്ടുണ്ട്
ചെലവ് കുറഞ്ഞപ്പോൾ ആദായവും വർദ്ധിച്ചു
കമൽജി സോളാർ വൈദ്യുതി ഉപയോഗിച്ച് അനേകം ചെറുകിട വ്യസായങ്ങളും നടത്തിവരുന്നു
അദ്ദേഹത്തിന് നാട്ടിൽ മരപ്പണിയുണ്ട്
പശുവിന്റെ ചാണകത്തിൽനിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുമുണ്ട്
ഇതിനെല്ലാം സോളാർ വൈദ്യുതി ഉപയോഗിച്ചു വരുന്നു
അദ്ദേഹം 10 12 ആളുകൾക്ക് തൊഴിലും നൽകുന്നുണ്ട്
അതായത് കുസുമ് യോജനയിലൂടെ കമൽജിയുടെ സംരംഭത്തിന്റെ സുഗന്ധം അനേകം ആളുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു
സുഹൃത്തുക്കളേ നിങ്ങൾ മാസം മുഴുവനും വൈദ്യുതി ഉപയോഗിച്ചിട്ടും വൈദ്യുതിബില്ലിന്റെ സ്ഥാനത്ത് വൈദ്യുതിയുടെ പൈസ ലഭിക്കുന്നതായി സങ്കൽപ്പിക്കാൻ സാധിക്കുമോ സൌരോർജ്ജം ഇതും പ്രാവർത്തികമാക്കിയിരിക്കുന്നു
കുറച്ചുദിവസങ്ങൾക്കു മുമ്പ് രാജ്യത്തെ ആദ്യ സൂര്യഗ്രാമമായ ഗുജറാത്തിലെ മോഢേരയെപ്പറ്റി നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും
മോഢേര സൂര്യഗ്രാമത്തിലെ അധികം വീടുകളും സൌരോർജ്ജംകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു
ഇപ്പോൾ അവിടത്തെ ഈ വീടുകളിൽ മാസാവസാനം വൈദ്യുതിബിൽ വരുന്നില്ല പകരം വൈദ്യുതിയിൽ നിന്നുള്ള സമ്പാദ്യത്തിന്റെ ചെക്കാണ് ലഭിക്കുന്നത്
ഇതുകണ്ടിട്ട് ഇപ്പോൾ രാജ്യത്തെ അനേകം ഗ്രാമങ്ങളിലെ ആളുകൾ കത്തുകളിലൂടെ എന്നോടു പറയുന്നു അവരുടെ ഗ്രാമങ്ങളും സൂര്യഗ്രാമങ്ങളാക്കി മാറ്റണമെന്ന്
അതായത് ഭാരതത്തിൽ സൂര്യഗ്രാമങ്ങളുടെ നിർമ്മാണം വളരെ വലിയ ജനകീയപ്രസ്ഥാനമാകുന്ന ദിവസം വിദൂരമല്ല
മോഢേര ഗ്രാമവാസികൾ ഇതിന്റെ തുടക്കം കുറിച്ചുകഴിഞ്ഞല്ലോ
വന്നാലും മൻ കി ബാത്തിന്റെ ശ്രോതാക്കളെ മോഢേരയിലെ നാട്ടുകാരെ പരിചയപ്പെടുത്താം
ഇപ്പോൾ ഫോൺ ലൈനിൽ ശ്രീമാൻ വിപിൻഭായി പട്ടേൽ നമ്മളോട് ചേരുന്നു
വിപിൻഭായ് നമസ്തെ
ഇപ്പോൾ മോഢേര നമ്മുടെ നാട്ടിനു മുഴുവൻ ഒരു മാതൃകയായി ചർച്ചചെയ്യപ്പെടുകയാണ്
താങ്കളോട് ബന്ധുക്കളോ പരിചയക്കാരോ ചോദിച്ചാൽ എന്തു പ്രയോജനമുണ്ടായി എന്നു പറയും
സാർ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന ലൈറ്റിന്റെ ബില്ല് ഇപ്പോൾ സീറോ ആയെന്ന്
വല്ലപ്പോഴും 70 രൂപ യുടെ ബില്ല് ലഭിക്കാറുണ്ട്
ഗ്രാമത്തിലെ സാമ്പത്തികസ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു
അതായത് മുമ്പ് ഉണ്ടായിരുന്ന വൈദ്യുതബില്ലിന്റെ ചിന്ത ഇപ്പോഴില്ല
അതെ സാർ അക്കാര്യം ശരിയാണ്
ഇപ്പോൾ ഗ്രാമവാസികൾക്ക് ആ ടെൻഷനില്ല
സാർ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും തോന്നുന്നത്
സാർ അവലെല്ലാവരും സന്തോഷവാന്മാരാണ്
ഇപ്പോൾ സ്വന്തം വീട്ടിൽത്തന്നെ വൈദ്യുതി ഫാക്ടറിയുടെ യജമാനനായി അല്ലേ
സ്വന്തം വീടിന്റെ മച്ചിൽത്തന്നെ വൈദ്യുതി ഉണ്ടാകുന്നു
അതെ സാർ
ശരിയാണ്
ഇപ്പോഴുണ്ടായ ഈ മാറ്റം ഗ്രാമത്തിലെ ആളുകളിലുണ്ടാക്കിയ സ്വാധീനമെന്താണ്
സാർ ഗ്രാമത്തിലെ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്
ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വൈദ്യുതി പ്രശ്നത്തിൽനിന്ന് മോചനം ലഭിച്ചിരിക്കുന്നു
ഇപ്പോൾ വൈദ്യുതി ബിൽ അടക്കണമെന്ന ആകുലതയില്ല
അതായത് വൈദ്യുതിബില്ലും വരുന്നില്ല സൌകര്യം വർദ്ധിക്കുകയും ചെയ്തു
സാർ വ്യാകുലത മാറി
സാർ വന്ന് ഇവിടെ 3D ഷോ ഉദ്ഘാടനം ചെയ്തതോടെ മോഢേരാഗ്രാമം പ്രകാശപൂരിതമായി
പിന്നെ ആ സെക്രട്ടറി വന്നില്ലേ സാർ
അതെ അതെ
അദ്ദേഹം ഗ്രാമത്തിൽ പ്രസിദ്ധനായി സാർ
സെക്രട്ടറി ജനറൽ
അദ്ദേഹത്തിന്റെ തന്നെ ഇഷ്ടമായിരുന്നു
അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു
സഹോദരൻ ഇത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു
ഞാൻ അവിടെപോയി കാണാൻ ആഗ്രഹിക്കുന്നു
വിപിൻ ഭായ് താങ്കൾക്കും താങ്കളുടെ ഗ്രാമത്തിലെ എല്ലാ നിവാസികൾക്കും എന്റെ വളരെവളരെ മംഗളാശംസകൾ
ലോകം താങ്കളിൽനിന്ന് പ്രചോദനമുൾക്കൊള്ളും
സൌരോർജ്ജത്തിന്റെ മുന്നേറ്റം വീടുവീടാന്തരം ഉണ്ടാകും
ശരി സാർ
ഞങ്ങൾ അവരോടെല്ലാം പറയും സഹോദരന്മാരെ തങ്കൾ സോളാർ സ്ഥാപിക്കണമെന്ന്
താങ്കളുടെ പൈസകൊണ്ട് സ്ഥാപിച്ചാലും വളരെ ലാഭമാണ്
ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കൂ
താങ്കൾക്ക് മംഗളാശംസകൾ
തങ്ക് യൂ സിർ തങ്ക് യൂ സിർ താങ്കളോട് സംസാരിക്കാൻ സാധിച്ചതിൽ എന്റെ ജീവിതം ധന്യമായി
വിപിൻ ഭായ് വളരെ വളരെ നന്ദി
വന്നാലും ഇനി മോഢേര ഗ്രാമത്തിലെ സഹോദരി വർഷയോടും സംസാരിക്കാം
ഹലോ നമസ്തെ സാർ
വർഷാബെൻ നമസ്തെ നമസ്തെ
താങ്കൾക്ക് സുഖമാണോ
ഞങ്ങൾക്ക് വളരെ സുഖമാണ് സാർ
താങ്കൾ എങ്ങനെ
എനിക്കും വളരെ സുഖമാണ്
താങ്കളോട് സംസാരിച്ചതിൽ ഞാൻ ധന്യയായി സാർ
ശരി വർഷാബെൻ
താങ്കൾ മോഢേരയിലെ ഒരു സൈനിക കുടുംബത്തിലെയാണല്ലേ
ഞാൻ സൈനിക കുടുംബത്തിലെയാണ്
വിമുക്ത ഭടന്റെ ഭാര്യയാണ് സംസാരിക്കുന്നത് സാർ
എങ്കിൽ ഭാരതത്തിൽ എവിടെയൊക്കെ പോകാനുള്ള അവസരം താങ്കൾക്കു ലഭിച്ചു
രാജസ്ഥാനിൽ ഗാന്ധിനഗറിൽ കഛരാകാംഝോർ ജമ്മുവിൽ ഒക്കെ കൂടെ താമസിക്കാൻ അവസരം ലഭിച്ചു
നല്ല സൌകര്യം ഇവിടങ്ങളിൽ കിട്ടി സാർ
അദ്ദേഹം സൈന്യത്തിലായതുകൊണ്ട് താങ്കൾ നല്ല ഹിന്ദി സംസാരിക്കുന്നുണ്ട്
അതെ അതെ
പഠിച്ചു സാർ
പറഞ്ഞാലും മോഢേരയിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണല്ലോ
സോളാർ റൂഫ് ടോപ്പ് പ്ലാന്റ് താങ്കളും സ്ഥാപിച്ചോ തുടക്കത്തിൽ ആളുകൾ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ താങ്കൾക്ക് തോന്നിക്കാണും ഇവർ പറയുന്നതിന്റെ അർത്ഥമെന്താണെന്ന് ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ വൈദ്യുതി വരുമോ എന്ന് ഇങ്ങനെയെല്ലാം മനസ്സിൽ തോന്നിക്കാണും
ഇപ്പോഴത്തെ അനുഭവമെന്താണ് ഇതിന്റെ ഗുണമുണ്ടായോ
ധാരാളം സാർ ഗുണം മാത്രമെ ഉണ്ടായുള്ളൂ സാർ
താങ്കൾ കാരണം ഞങ്ങലുടെ ഗ്രാമത്തിൽ എന്നും ദീപാവലി ആഘോഷിക്കുന്നു
24 മണിക്കൂറും വൈദ്യുതി ലഭിക്കുന്നു
ഒട്ടും തന്നെ ബില്ലും വരുന്നില്ല
ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിക് സാധനങ്ങളെല്ലാം കൊണ്ടു വച്ചിട്ടുണ്ട്
എല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നു
എല്ലാം താങ്കൾ കാരണമാണ് സാർ
ബില്ലു വരുന്നില്ല
അതുകൊണ്ടുതന്നെ ഫ്രീ mindഓടെ എല്ലാം യുഎസ്ഇ ചെയ്യുന്നു
അതു ശരിതന്നെ
വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ചും താങ്കൾ ചിന്തിക്കുന്നു
അതെ സർ
ചിന്തിക്കുന്നു
ഇപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല
ഇപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ mindഓടെ വാഷിംഗ് മെഷീൻ എ
എല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നു
ഇക്കാരണത്താൽ ഗ്രാമത്തിലെ മറ്റാളുകളും സന്തുഷ്ടരാണോ
വളരെവളരെ സന്തുഷ്ടരാണ് സാർ
ശരി നിങ്ങളുടെ ഭർത്താവ് അവിടത്തെ സൂര്യക്ഷേത്രത്തിൽ ജോലി ചെയ്യുകയല്ലേ അവിടെ ലൈറ്റ് ഷോ നടന്നല്ലോ
ഇത്രയും വലിയ ഇവന്റ് നടന്നു
ഇപ്പോൾ ലോകം മുഴുവനുമുള്ള അതിഥികൾ അവിടെവന്നുകൊണ്ടിരിക്കുന്നു
ലോകം മുഴുവനുമുള്ള വിദേശികൾ വരുന്നുണ്ട്
ഞങ്ങളുടെ ഗ്രാമത്തെ താങ്കൾ ലോക പ്രസിദ്ധമാക്കിതീർത്തിരിക്കുന്നു
അപ്പോൾ ഇപ്പോൾ താങ്കളുടെ ഭർത്താവിന്റെ ജോലിഭാരം വർദ്ധിച്ചിരിക്കും അല്ലേ ഇത്രയധികം അതിഥികൾ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് എത്തിച്ചേരുകയല്ലേ
എത്ര ജോലിഭാരം കൂടിയാലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല
സർ അതൊരു പ്രശ്നമേ അല്ല
അതിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല
എന്റെ ഭർത്താവിനും ഒരു ബുദ്ധിമുട്ടുമില്ല
താങ്കൾ ഞങ്ങളുടെ ഗ്രാമത്തെ പുരോഗതിയിലേക്കു നയിച്ചാലും
നമുക്കെല്ലാം ഒരുമിച്ചു ചേർന്നു ഗ്രാമത്തെ പുരോഗതിയിലേക്കു നയിക്കാം
ശരി ശരി സർ ഞങ്ങൾ താങ്കളോടൊപ്പമുണ്ട്
ഞാൻ മോഢേരായിലെ ജനങ്ങളെ അഭിനന്ദിക്കുന്നു
കാരണം ആ ഗ്രാമം ഈ പദ്ധതിയെ സ്വീകരിച്ചും തങ്ങളുടെ സ്വന്തം വീടുകളിൽ തന്നെ വൈദ്യുതി ഉത്പാദിപ്പിക്കാനാകുമെന്ന് അവർക്ക് വിശ്വാസമായി
24 മണിക്കൂറും
സർ ഞങ്ങളുടെ വീട്ടിൽ വൈദ്യുതി ലഭിക്കുന്നു
ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്
ശരി താങ്കൾക്ക് എന്റെ മംഗളാശംസകൾ
മിച്ചംവന്ന പണം കുട്ടികളുടെ നന്മയ്ക്കായി ചിലവഴിക്കൂ
ആ പണത്തിന്റെ സദുപയോഗം നടക്കട്ടെ താങ്കളുടെ ജീവിതത്തിനും പ്രയോജനമുണ്ടാകട്ടെ
താങ്കൾക്കെന്റെ മംഗളാശംസകൾ
മോഢേരയിലെ എല്ലാവർക്കും എന്റെ നമസ്ക്കാരം
സുഹൃത്തുക്കളെ വർഷാബെന്നും വിപിൻഭായിയും പറഞ്ഞ കാര്യങ്ങൾ രാജ്യത്തെ മുഴുവൻ ഗ്രാമങ്ങൾക്കും നഗരങ്ങൾക്കും പ്രചോദനമാണ്
മോഢേരയിലെ ഈ അനുഭവം രാജ്യം മുഴുവനും ആവർത്തിക്കേണ്ടതാണ്
സൂര്യന്റെ ശക്തി ഇപ്പോൾ പണവും ലാഭപ്പെടുത്തുന്നു
വരുമാനവും വർദ്ധിപ്പിക്കുന്നു
ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലെ ഒരു സുഹൃത്തുണ്ട്
പേര് മൻസൂർ അഹമ്മദ് ലർഹ്വാൾ
കാശ്മീരിൽ തണുപ്പു കാരണം വൈദ്യുതിച്ചെലവ് വളരെ കൂടുതലാണ്
അതുക കാരണം മൻസൂറിന്റെ വൈദ്യുതി ബില്ല് നാലായിരംരൂപയിലധികമാകുമായിരുന്നു
മൻസൂർ തന്റെ വീട്ടിൽ സോളാർ റൂഫ് ടോപ്പ് പ്ലാന്റ് സ്ഥാപിച്ചതിനുശേഷം അയാളുടെ ചെലവ് പകുതിയിലും കുറഞ്ഞിരിക്കുകയാണ്
അപ്രകാരം തന്നെ ഒഡീഷയിലെ ഒരു മകൾ കുന്നീദേവുരി സൌർജ്ജത്തെ തനിക്കൊപ്പം മറ്റു സ്ത്രീകളുടേയും തൊഴിലാക്കിക്കൊണ്ടിരിക്കുകയാണ്
കുന്നി ഒഡീഷയിലെ കേന്ദുഛർ ജില്ലയിലെ കർദാപാൽ ഗ്രാമത്തിൽ താമസിക്കുന്നു
അവർ ആദിവാസി സ്ത്രീകൾക്ക് സോളാർകൊണ്ടു പ്രവർത്തിക്കുന്ന റീലിംഗ് മെഷീനിൽ പട്ടുനൂൽ നെയ്ത്തിന്റെ ട്രെയിനിംഗ് കൊടുക്കുകയാണ്
സോളാർ മെഷീനായതു കാരണം ഈ സത്രീകൾക്ക് വൈദ്യുതി ബില്ലിന്റെ ഭാരം ഉണ്ടാകുന്നില്ല
അവർക്കു വരുമാനം ലഭിക്കുകയും ചെയ്യുന്നു
ഇതുതന്നെയാണ് സൂര്യദേവന്റെ സൌരോർജ്ജത്തിന്റെ വരദാനം
വരദാനംവും പ്രസാദവും എത്ര വലുതാകുന്നുവോ അത്രകണ്ടു നല്ലതായി ഭവിക്കുന്നു
അതുകൊണ്ട് ഞാൻ താങ്കളോട് അപേക്ഷിക്കുകയാണ് താങ്കളും അതിൽ പങ്കുചേരുക മറ്റുള്ളവരെ പങ്കാളികളാക്കുകരയും ചെയ്യുക
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഞാൻ നിങ്ങളോട് സൂര്യനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു
ഇപ്പോൾ എന്റെ ശ്രദ്ധ ടുമരലലേക്ക് പോകുന്നു
കാരണം നമ്മുടെ രാജ്യം സോളാർ Sectortനാടൊപ്പം സ്പേസ് Sectorലും അത്ഭുതം സൃഷ്ടിക്കുകയാണ്
ലോകം മുഴുവനും ഇന്ന് ഭാരതത്തിന്റെ നേട്ടത്തിൽ ആശ്ചര്യഭരിതരാണ്
മൻ കീ ബാത്ത്ലെ ശ്രോതാക്കളോട് ഇക്കാര്യത്തെപ്പറ്റി പറഞ്ഞ് അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കാമെന്ന് ഞാൻ കരുതുകയാണ്
സുഹൃത്തുക്കളെ കുറച്ചു നാളുകൾക്കു മുമ്പ് നിങ്ങൾ കണ്ടിരിക്കും ഭാരതം ഒറ്റയടിക്ക് 36 സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തിൽ സ്ഥാപിച്ചത്
ദീപാവലിക്ക് ഒരു ദിവസംമുമ്പ് കൈവന്ന ഈ വിജയം ഒരുതരത്തിൽ നമ്മുടെ യുവാക്കൾ രാജ്യത്തിനു നൽകിയ സ്പെഷ്യൽ ദിവാൽ ഗിഫ്റ്റ് ആണ്
ഈ ലോഞ്ചിംഗ് കാശ്മീർ മുതൽ കന്യാകുമാരിവരെ കഛ് മുതൽ കൊഹിമവരെ രാജ്യമാകമാനം ഡിജിറ്റൽ connecttÈy ശക്തിപ്പെടുത്തും
ഇതിന്റെ സഹായത്താൽ വളരെ ദൂരെയുള്ള പ്രദേശങ്ങൾക്കും രാജ്യത്തെ മറ്റു ഭാഗങ്ങളുമായി അനായാസം ബന്ധം സ്ഥാപിക്കാൻ കഴിയും
രാജ്യം സ്വയം പര്യാപ്തമാകുമ്പോൾ എപ്രകാരം വിജയത്തിന്റെ ഔന്നത്യങ്ങളിലേയ്ക്കെത്തിച്ചേരുന്നു എന്നുള്ളതിനും ഉദാഹരണമാണിത്
നിങ്ങളോട് ഇക്കാര്യത്തെക്കുറിച്ചു പറയുമ്പോൾ എനിക്ക് പഴയകാലം ഓർമ്മ വരുകയാണ്
ക്രയോജനിക് റോക്കറ്റ് ടെക്നോളജി ഭാരതത്തിനു നല്കുന്നതു നിഷേധിച്ച കാര്യം
പക്ഷെ ഭാരതത്തിലെ ശാസ്ത്രജ്ഞർ സ്വദേശി ടെക്നോളജി വികസിപ്പിക്കുക മാത്രല്ല ഇന്ന് അതിന്റെ സഹായത്തോടെ ഒറ്റയടിക്ക് ഡസൻകണക്കിന് സാറ്റലൈറ്റ്സ് ബഹിരാകാശത്തേയ്ക്കയയ്ക്കുകയും ചെയ്യുന്നു
ഈ ലോഞ്ചിംഗോടെ ഭാരതം ഗ്ലോബൽ കമർഷ്യൽ മാർക്കറ്റ് ലെ ശക്തിയുള്ള പ്ലേയർ ആയിരിക്കുകയാണ്
അതുകൊണ്ടുതന്നെ ബഹിരാകാശമേഖലയിൽ ഭാരതത്തിന് മുമ്പിൽ സാദ്ധ്യതകളുടെ പുതിയ വാതായനങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്
സുഹൃത്തുക്കളെ വികസിത ഭാരതത്തിന്റെ ഉറച്ച വിശ്വാസവുമായി മുന്നോട്ടു പോകുന്ന നമ്മുടെ രാജ്യത്തിന് ഒത്തൊരുമിച്ചുള്ള പരിശ്രമത്തിലൂടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും
ഭാരതത്തിൽ മുമ്പ് സ്പേസ് സെക്ടർ സർക്കാർ നയങ്ങളുടെ പരിധിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു
സ്പേസ് സെക്ടർ ഭാരതത്തിലെ യുവജനങ്ങൾക്കായി ഭാരതത്തിലെ പ്രൈവേറ്റ് സെക്ടർ നായി തുറന്നുകൊടുക്കപ്പെട്ടപ്പോൾ ആ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നുതുടങ്ങി
ഭാരതത്തിലെ ഇൻഡ്ട്സറി ഉം സ്റ്റാർട്ടപ്സ് ഉം ഈ മേഖലയിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഉം പുതുപുത്തൻ Technologyകളും കൈവരിക്കുന്നതിന് ശ്രമിക്കുന്നു
പ്രത്യേകിച്ച് കി ടുമരല ന്റെ സഹകരണത്തോടെ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്
കി ടുമരല മുഖേന സർക്കാരിതര കമ്പനികൾക്കും തങ്ങളുടെ പേലോഡ്സ് നും സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിനുമുള്ള സൌകര്യം ലഭിക്കുന്നു
Startupകളോടും Innovaterമാരോടും സ്പേസ് Sectorൽ ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ അവസരങ്ങളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ വിദ്യാർത്ഥികളെപ്പറ്റി പറയുമ്പോൾ യുവശക്തിയെക്കുറിച്ച് പറയുമ്പോൾ നേതൃത്വ ശക്തിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ എന്റെ മനസ്സിൽ തേയ്മാനം സംഭവിച്ചതും പഴകിയതുമായ ധാരണകളാണ് കുടികൊള്ളുന്നത്
സ്റ്റുഡെന്റ് powerനെക്കുറിച്ചു പരാമർശിക്കുമ്പോൾ അതിനെ വിദ്യാർത്ഥിസംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി അതിന്റെ പരിധിസീമിതമാക്കുന്നതായാണ് പലപ്പോഴും നാം കാണുന്നത്
എന്നാൽ സ്റ്റുഡെന്റ് powerന്റെ പരിധി വളരെ വലുതാണ് വളരെ വിശാലമാണ്
സ്റ്റുഡെന്റ് പവർ ഭാരതത്തിനെ പവർഫുൾ ആക്കാനുള്ള ആധാരമാണ്
ഒടുവിൽ ഇന്നത്തെ യുവാക്കൾതന്നെ ഭാരതത്തിനെ 2047 വരെ കൊണ്ടുപോകും
ഭാരതം ശതാബ്ധി ആഘോഷിക്കുമ്പോൾ യുവാക്കളുടെ ഈ ശക്തി അവരുടെ പ്രയത്നം അവരുടെ വിയർപ്പ് അവരുടെ പ്രതിഭ ഭാരതത്തെ ഇന്നു സങ്കൽപ്പിക്കുന്ന ഉയർച്ചയിൽ എത്തിക്കും
നമ്മുടെ ഇന്നത്തെ യുവാക്കൾ എപ്രകാരമാണോ രാജ്യത്തിനുവേണ്ടി യത്നിക്കുന്നത് നേഷൻ buildingൽ പങ്കാളിയാകുന്നത്
ഇതു കണ്ടിട്ട് എന്റെ വിശ്വാസം ഒരുപാട് വർദ്ധിക്കുന്നു
എപ്രകാരമാണോ നമ്മുടെ യുവാക്കൾ ഹക്കത്തോണുകളിൽ പ്രശ്നപരിഹാരം നടത്തുന്നത് രാത്രിയിൽ ഉണർന്നിരുന്ന് മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നത് അത് വളരെ പ്രോൽസാഹനജനകമാണ്
കഴിഞ്ഞ വർഷങ്ങളിലെ ഹക്കത്തോണുകൾ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ ചേർന്ന് അനേകം വെല്ലുവിളികളെ പരിഹരിച്ച് രാജ്യത്തിന് പുതിയ പരിഹാരം നൽകി
സുഹൃത്തുക്കളെ ഞാൻ ചുവപ്പുകോട്ടയിൽനിന്ന് ജയ് അനുസന്ധാൻ ആഹ്വാനം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ കാണും
ഞാൻ ഈ ദശകത്തെ ഭാരതത്തിന്റെ ടെക്കേഡ് ആക്കുന്ന കാര്യവും പറഞ്ഞിരുന്നു
ഐറ്റ് വിദ്യാർത്ഥികൾ ഈ ദൌത്യം ഏറ്റെടുത്തത് എനിക്ക് വളരെ അഭികാമ്യമായിത്തോന്നി
ഈ മാസം ഒക്ടോബർ 14 15 തീയതികളിൽ 23 ഐറ്റ് കളും തങ്ങളുടെ ഇന്നോവേഷൻസ് ഉം റിസർച്ച് റിസർച്ച് പ്രൊജക്റ്റ്സ് ഉം പ്രദർശിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് ഒറ്റ വേദിയിലെത്തി
ഈ പരിപാടിയിൽ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും ഗവേഷകരും പങ്കെടുത്തു
അവർ 75 ലധികം ഗുണമേന്മയുള്ള പ്രൊജെക്ടുകൾ പ്രദർശിപ്പിച്ചു
ഹെൽത്ത്കെയർ അഗ്രികൾച്ചർ റോബോട്ടിക്സ് സെമി കണ്ടക്ടർസ് 5 ഗ് കമ്മ്യൂണിക്കേഷൻസ് ഇങ്ങനെയുള്ള വലിയ തീംസ് ഉള്ള പ്രൊജെക്ടുകൾ ആണ് ഉണ്ടാക്കിയിരുന്നത്
ഈ എല്ലാ പ്രൊജെക്ടുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു
ഞാൻ കുറച്ചു പ്രൊജെക്ടുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു
ഐറ്റ് ഭുവനേശ്വറിലെ ഒരു ടീം നവജാതശിശുക്കൾക്കുവേണ്ടി പോർട്ടബിൾ വെന്റിലേറ്റർ വികസിപ്പിച്ചെടുത്തു
ഇത് ബാറ്ററികൊണ്ട് പ്രവർത്തിക്കുന്നതാണ്
ഇതിന്റെ ഉപയോഗം വിദൂരസ്ഥലങ്ങളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാം
ഇത് മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വളരെ സഹായകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു
ഇലെറ്റ്ക്രിക് മൊബിൽട്ടിയ് യാകട്ടെ ഡ്രോണും ടെക്നോളജി യാകട്ടെ 5 ഗ് യാകട്ടെ നമ്മുടെ അനേകം വിദ്യാർത്ഥികൾ ഇവയോട് ബന്ധപ്പെട്ട പുതിയ ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ പങ്കാളികളാകുന്നു
അനേകം ഐറ്റ് കൾ ചേർന്ന് പ്രാദേശിക ഭാഷകളുടെ പഠനം സുഗമമാക്കുന്ന ഒരു ബഹുഭാഷി പ്രൊജക്ടിലും പ്രവർത്തിക്കുന്നു
ഈ പ്രൊജക്ട് പുതിയ ദേശീയ വിദ്യാഭ്യാസനയത്തെ അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നതിനും വളരെ സഹായിക്കും
ഐറ്റ് മദ്രാസും ഐറ്റ് കാൻപുറും ഭാരതത്തിലെ 5 ഗ് Textലെ ബെഡ് തയ്യാറാക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്
തീർച്ചയായും ഇത് ഒരു ഗംഭീരതുടക്കമാണ്
ഭാവിയിൽ ഇത്തരം ധാരാളം പ്രവർത്തനങ്ങൾ കാണാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം
ഐറ്റ് കളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റ് സ്ഥാപനങ്ങളും ഗവേഷണകാര്യങ്ങളിലും വികസനകാര്യങ്ങളിലും വേഗത കൂട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള സൂക്ഷ്മബോധം നമ്മുടെ സമൂഹത്തിലെ ഓരോ അംശത്തിലും ഉണ്ട്
ഇത് നമുക്ക് നമ്മുടെ ചുറ്റിനും കാണാൻ സാധിക്കും
പരിസ്ഥിതി സംരക്ഷണത്തിന് ജീവൻപോലും അർപ്പിക്കാൻ തയ്യാറാകുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കുറവല്ല
കർണ്ണാടകത്തിലെ ബാംഗ്ളൂരിൽ താമസിക്കുന്ന സുരേഷ്കുമാറിൽനിന്നും നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും
അദ്ദേഹത്തിന് പ്രകൃതി പരിസ്ഥിതി സംരക്ഷണത്തിന് ഉത്ക്കടമായ താൽപര്യമാണുള്ളത്
20 വർഷങ്ങൾക്കുമുമ്പ് അദ്ദേഹം പട്ടണത്തിലെ സഹകാർനഗറിലെ ഒരു വനം വീണ്ടും ഹരിതാഭമാക്കുമെന്ന പ്രതിജ്ഞയെടുത്തു
ഇത് പ്രയാസമുള്ള കാര്യമായിരുന്നു
എന്നാൽ 20 വർഷങ്ങൾക്കുമുമ്പ് അദ്ദേഹം നട്ടുപിടിപ്പിച്ച ചെടികൾ ഇന്ന് 40 അടിയോളം ഉയരമുള്ള വൻമരങ്ങളായിരിക്കുന്നു
ഇന്ന് ഇവയുടെ സൌന്ദര്യം ആരുടെയും മനംകവരുന്നു
ഇതിൽ അവിടത്തെ താമസക്കാരും വളരെ അഭിമാനിക്കുന്നു
സുരേഷ്കുമാർ മറ്റൊരു അത്ഭുതവും ചെയ്തിട്ടുണ്ട്
അദ്ദേഹം കന്നട ഭാഷയെയും സംസ്കാരത്തെയും വളർത്തുന്നതിന് സഹകരാർ നഗറിൽ ഒരു ബസ് ഷെൽട്ടർ ഉം ഉണ്ടാക്കിയിട്ടുണ്ട്
അദ്ദേഹം നൂറുകണക്കിന് ആളുകൾക്ക് കന്നടയിൽ എഴുതിയ ബ്രാസ് പ്ലേറ്റ് കളും നൽകി കഴിഞ്ഞു
ഇക്കോളജി ഉം കൾച്ചർ ഉം ഒരുമിച്ച് വികസിക്കുക പൂക്കുക കായ്ക്കുക ചിന്തിച്ചുനോക്കൂ എത്ര വലിയ കാര്യമാണ്
സുഹൃത്തുക്കളേ ഇന്ന് ഇക്കോഫ്രെൻഡ്ലി ലൈവിങ് ഇക്കോഫ്രെൻഡ്ലി പ്രൊഡക്ട്സ് എന്നീ കാര്യങ്ങളിൽ ജനങ്ങളിൽ മുമ്പുള്ളതിലുമധികം അവബോധം കാണപ്പെടുന്നുണ്ട്
എനിക്ക് തമിഴ്നാട്ടിലെ ഇങ്ങനെയുള്ള ഒരു രസകരമായ കാര്യം അറിയാനുള്ള അവസരമുണ്ടായി
ഈ ശ്രദ്ധേയമായ കാര്യം കോയമ്പത്തൂരിലെ അണൈക്കട്ടിയിലെ ആദിവാസി സ്ത്രീകളുടെ ഒരു ടീമിന്റേതാണ്
ഈ സ്ത്രീകൾ കയറ്റുമതി ചെയ്യുന്നതിനായി 10000 ഇക്കോഫ്രെൻഡ്ലി ടെറാകോട്ടാ ടിഇഎ കപ്പ് കൾ നിർമ്മിച്ചു
ഈ ടെറാക്കോട്ട റ്റീ കപ്പുകൾ ഉണ്ടാക്കുന്ന മുഴുവൻ ചുമതലയും ഈ സ്ത്രീകൾതന്നെ നിർവഹിച്ചു എന്നതാണ് അത്ഭുതം
ക്ലേ മിക്സിങ് മുതൽ ഫൈനൽ പാക്കേജിംഗ് വരെ എല്ലാ കാര്യങ്ങളും അവർ സ്വയം ചെയ്തു
ഇതിനുവേണ്ടി അവർ പരിശീലനം നടത്തിയിരുന്നു
ഈ അത്ഭുതകരമായ കാര്യത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല
സുഹൃത്തുക്കളെ തൃപുരയിലെ കുറച്ചു ഗ്രാമങ്ങളും വളരെ മികച്ച പാഠങ്ങളാണ് നൽകിയത്
നിങ്ങൾ Biovillageനെപ്പറ്റി തീർച്ചയായും കേട്ടിട്ടുണ്ടാകും
എന്നാൽ ത്രിപുരയിലെ കുറച്ചു ഗ്രാമങ്ങൾ ബയോ വില്ലേജ് 2 ന്റെ പടി കയറിക്കഴിഞ്ഞു
പ്രകൃതിക്ഷോഭംമൂലമുണ്ടാകുന്ന നഷ്ടം എങ്ങനെ കുറക്കാമെന്നതിനാണ് ബയോ വില്ലേജ് 2 ഊന്നൽ കൊടുക്കുന്നത്
ഇതിൽ പല മാർഗ്ഗങ്ങളിലൂടെ ജനങ്ങളുടെ ജീവിതനിലവാരത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ പൂർണ്ണശ്രദ്ധ നൽകുന്നു
സോളാർ എനർജി ബയോഗാസ് ബിഇഇ കീപ്പിങ് ബയോ ഫെർട്ടിലൈസർസ് ഈ കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു
മൊത്തത്തിൽ നോക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള മുന്നേറ്റത്തിന് ബയോ വില്ലേജ് 2 വളരെ പ്രാധാന്യമേകുന്നു
ഞാൻ രാജ്യത്തെ വിവിധഭാഗങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ കാണിക്കുന്ന ഉത്സാഹത്തിൽ വളരെ സന്തോഷവാനാണ്
കുറച്ചു ദിവസങ്ങൾക്കുമുമ്പ് ഭാരതത്തിൽ പരിസ്ഥിതിസംരക്ഷണം ലക്ഷ്യമാക്കി മിഷൻ ലൈഫ് ഉം ലോഞ്ച് ചെയ്യപ്പെട്ടു
മിഷൻ ലൈഫ് ന്റെ പ്രത്യക്ഷ സിദ്ധാന്തമാണ്
പരിസ്ഥിതിക്ക് കോട്ടം വരാത്തരീതിയിലുള്ള ജീവിതശൈലിക്ക് ലൈഫ്റ്റ്സ്റ്റൈൽ ന് പ്രോത്സാഹനം നൽകുക എന്നത്
നിങ്ങളും മിഷൻ ലൈഫ് മനസ്സിലാക്കണം അതിനെ സ്വീകരിക്കാൻ പ്രയത്നിക്കണമെന്നതും എന്റെ ആഗ്രഹമാണ്
സുഹൃത്തുക്കളെ നാളെ 31 ഒക്ടോബർ ദേശീയ ഏകതാദിവസമാണ്
സർദാർ വല്ലഭ്ഭായി പട്ടേലിന്റെ ജന്മജയന്തിയുടെ പുണ്യദിനമാണ്
ഈ ദിവസം രാഷ്ട്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും റണ് ഫോർ ഉന്റിയ് സംഘടിപ്പിച്ചിട്ടുണ്ട്
ഈ ഓട്ടം ദേശീയ ഐക്യം ദൃഢപ്പെടുത്തുന്നു
നമ്മുടെ യുവജനങ്ങൾക്ക് പ്രചോദനമാകുന്നു
കുറച്ചു ദിവസങ്ങൾക്കുമുമ്പ് ഇത് നമ്മുടെ ദേശീയകായിക മേളകൾക്കിടയിലും കാണപ്പെട്ടു
ജൂഡേഗാ ഇന്ത്യ തൊ ജീതേഗാ ഇന്ത്യ ഇന്ത്യ ഒരുമിച്ചാൽ ഇന്ത്യ ജയിക്കും
ഈ വേലാല ഓടെ നടന്ന ദേശീയ കായികമേള ഐക്യത്തിന്റെ ദൃഢസന്ദേശം നൽകിയതിനൊപ്പം ഭാരത്തിന്റെ കായികവിനോദസംസ്കാരത്തെയും വികസിപ്പിച്ചു
ഭാരതത്തിൽ ഇന്നുവരെ നടന്നിട്ടുള്ള ദേശീയ കായികമേളകളിൽ ഏറ്റവും വലുതായിരുന്നു ഇതെന്നത് താങ്കൾ സന്തോഷമേകും
ഇതിൽ 36തരം കളികളുണ്ടായിരുന്നു
ഏഴ് പുതിയതും രണ്ട് സ്വദേശി മത്സരയിനങ്ങളായ യോഗാസനവും മല്ലഖമ്പും ഉണ്ടായിരുന്നു
സ്വർണ്ണമെഡൽ നേട്ടത്തിൽ മുന്നിലുണ്ടായിരുന്ന മൂന്നു ടീമുകളാണ് സർവീസസ്സ ടീം മഹാരാഷ്ട്ര ഹരിയാന
ഈ മേളയിൽ ആറ് ദേശീയ റെക്കോർഡുകളും അറുപതോളം നേഷണൽ ഗെയിംസ് റെക്കോർഡുകളും കുറിക്കപ്പെട്ടു
മെഡൽ ജേതാക്കളെയും പുതിയ റിക്കാർഡു സൃഷ്ടാക്കളെയും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കളിക്കാരേയും ഞാൻ അഭിനന്ദിക്കുന്നു
ഈ കളിക്കാർക്ക് നല്ല ഭാവി ആശംസിക്കുകയും ചെയ്യുന്നു
സുഹൃത്തുക്കളെ ഗുജറാത്തിൽ നടന്ന ദേശീയ കായികമേളയുടെ വിജയകരമായ സംഘാടനത്തിൽ പങ്കുചേർന്ന എല്ലാവരേയും ആത്മാർത്ഥമായി പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ഗുജറാത്തിൽ ദേശീയകായികമേള നവരാത്രിയ്ക്കിടയ്ക്കാണ് നടന്നത് എന്ന നിങ്ങൾക്കറിവുള്ളതാണല്ലോ
ഈ മേളയുടെ സംഘാടനത്തിനുമുമ്പായി ഒരിക്കൽ എന്റെ മനസ്സിലും തോന്നി ഗുജറാത്താകെ നവരാത്രി ഉത്സവത്തിലമർന്നിരിക്കുന്ന ഈ അവസരത്തിൽ ആളുകൾ ഈ കായികമേള എങ്ങനെ ആസ്വദിക്കും എന്ന്
ഇത്രയും വലിയ സജ്ജീകരണങ്ങൾ ഒരുവശത്ത്
മറുവശത്ത് നവരാത്രിയിലെ ഗർബാ തുടങ്ങിയവയുടെ ഏർപ്പാടുകളും
ഇക്കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഗുജറാത്ത് എങ്ങനെ നിർവ്വഹിക്കും എന്നാൽ ഗുജറാത്തിലെ ജനങ്ങൾ തങ്ങളുടെ ആതിഥ്യംകൊണ്ട് എല്ലാ അതിഥികളെയും സന്തോഷിപ്പിച്ചു
അഹമ്മദാബാദിൽ നേഷണൽ ഗെയിംസ് നിടയിൽ അവതരിപ്പിച്ച കല കായിക സാംസ്കാരിക സംഗമം എല്ലാവരേയും ഉല്ലാസഭരിതരാക്കുന്നതായിരുന്നു
പകൽ മുഴുവനും കളിയിൽ പങ്കെടുത്തിരുന്നകളിക്കാരും വൈകുന്നേരങ്ങളിൽ ഗർബയുടെയും ദാണ്ഡിയയുടെയും ആസ്വാദനത്തിൽ മുഴുകി
അവർ ഗുജറാത്തി ഭക്ഷണത്തിന്റെയും നവരാത്രി ആഘോഷത്തിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ യിൽ ധാരാളം ഷെയർചെയ്തു
അതു കാണുന്നതുതന്നെ നമുക്ക് വളരെ ആനന്ദദായകമായിരുന്നു
ഇത്തരത്തിലുള്ള കളികളിലൂടെ ഭാരതത്തിലെ വിവിധ സംസ്ക്കാരങ്ങലെക്കുറിച്ചുള്ള അറിവും നമുക്ക് ലഭിക്കുന്നു
ഇവ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന വികാരത്തെയും ഏറെ ശക്തിപ്പെടുത്തുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നവംബർ മാസത്തിലെ 15ാം തീയതി നമ്മുടെ രാജ്യം ജനജാതീയ ഗൌരവദിവസ് ആയി ആഘോഷിക്കും
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നമ്മുടെ രാജ്യം കഴിഞ്ഞ വർഷം ഭഗവാൻ ബിർസാമുണ്ടായുടെ ജന്മജയന്തിദിനത്തെ ആദിവാസി പൈതൃകത്തിന്റെയും മഹത്വത്തിന്റെയും ദിനമായി ആചരിക്കാൻ തുടങ്ങി
ഭഗവാൻ ബിർസാമുണ്ട തന്റെ അല്പകാല ജീവിതത്തിനിടയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ലക്ഷക്കണക്കിനാളുകലെ സംഘടിപ്പിച്ചു
ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ആദിവാസി സംസ്കാരത്തിന്റെ സംരക്ഷണത്തിനും ആയി അദ്ദേഹം തന്റെ ജീവൻതന്നെ ബലിയർപ്പിച്ചു ധർത്തി ആബാ ബിർസാമുണ്ടയിൽ നിന്നു ഏറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്
സുഹൃത്തുക്കളെ ധർത്തി ആബാ ബിർസാമുണ്ടായുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അല്പകാല ജീവിതത്തിലേയ്ക്കു കണ്ണോടിയ്ക്കുമ്പോൾ നമുക്ക് വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തിൽനിന്നു പഠിക്കാനുണ്ട്
ധർത്തി ആബാ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി നമ്മുടേതാണ് നാം ഇതിന്റെ സംരക്ഷകരാണ്
അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ മാതൃഭൂമിയോടുള്ള കർത്തവ്യഭാവനയുണ്ട്
പരിസ്ഥിതിക്കായുള്ള നമ്മുടെ കർത്തവ്യബോധവുമുണ്ട്
നാം ഒരിക്കലും ആദിവാസി സംസ്ക്കാരത്തെ വിസ്മരിച്ചുകൂടാ അതിൽനിന്ന് അണുകിട വ്യതിചലിക്കുകയുമരുത്
ഇക്കാര്യത്തിൽ അദ്ദേഹം എല്ലായ്പ്പോഴും ഊന്നൽകൊടുത്തിരുന്നു
നമ്മുടെ രാജ്യത്തെ ആദിവാസി സമൂഹങ്ങളിൽനിന്ന് പ്രകൃതിയേയും പരിസ്ഥിതിയേയുംക്കുറിച്ച് നമുക്ക് ഇന്നും ഏറം പഠിക്കാനുണ്ട്
സുഹൃത്തുക്കളെ കഴിഞ്ഞവർഷം ഭഗവാൻ ബിർസാമുണ്ട ജയന്തിയുടെ അവസരത്തിൽ എനിക്ക് റാഞ്ചിയിലെ ഭഗവാൻ ബിർസാമുണ്ട മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു
സമയം കിട്ടിയാൽ ഈ മ്യൂസിയം സന്ദർശിക്കാൻ തീർച്ചയായും എത്തണം എന്നാണ് എനിക്ക് യുവജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്
നവംബർ ഒന്നിന് അതായത് മറ്റന്നാൾ ഞാൻ ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡറിലുള്ള മാൻഗഢിലുണ്ടാകും എന്നുള്ള കാര്യവും നിങ്ങളോട് പറയാനാഗ്രഹിക്കുന്നു
ഭാരതത്തിന്റെ സ്വാതന്ത്ര്യസമരത്തിലും നമ്മുടെ സമൃദ്ധമായ ആദിവാസി പാരമ്പര്യത്തിനും മാൻഗഢിന് വിശിഷ്ടമായ സ്ഥാനമാണുള്ളത്
ഇവിടെ 1913 നവംബറിൽ ഒരു ഭീഷണമായ കൂട്ടക്കൊല നടന്നു
ബ്രിട്ടീഷുകാർ പ്രദേശവാസികളായ ആദിവാസികളെ ദാരുണമായി കൊലചെയ്തു
ഈ കൂട്ടക്കൊലയിൽ ആയിരത്തിലധികം ആദിവാസികൾക്ക് പ്രാണൻ വെടിയേണ്ടിവന്നു എന്നതാണ് പറയപ്പെടുന്നത്
ഈ ആദിവാസി പ്രക്ഷോഭത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ഗോവിന്ദ്ഗുരു ആയിരുന്നു
അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമേകുന്നതാണ്
ഇന്ന് ഞാൻ ആ എല്ലാ ആദിവാസിരക്ഷസാക്ഷികളെയും ഗോവിന്ദഗുരുവിന്റെ അദമ്യമായ ധൈര്യത്തെയും ശൌര്യത്തെയും നമിക്കുന്നു
നമ്മൾ ഈ അമൃതകാലത്തിൽ ഭഗവാൻ ബിർസമുണ്ടയുടെയും ഗോവിന്ദഗുരുവിന്റെയും മറ്റു സ്വാതന്ത്ര്യസമരസേനാനികളുടെയും ആദർശങ്ങൾ എത്ര നിഷ്ഠയോടെ പാലിക്കുമോ അത്രത്തോളം നമ്മുടെ നാട് ഔന്നത്യത്തിലെത്തും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ വരുന്ന നവംബർ 8ാം തീയതി ഗുരു പുരബ് ആണ്
ഗുരുനാനാക്കിന്റെ ഈ പ്രകാശോൽസവം എത്രത്തോളം നമ്മുടെ വിശ്വാസത്തിന് മഹത്വപൂർണ്ണമാണോ അത്രത്തോളം തന്നെ നമുക്ക് ഇതിൽനിന്ന് പഠിക്കാനും പറ്റും
ഗുരു നാനാക്ക് ദേവ് തന്റെ സമ്പൂർണ്ണ ജീവിതംകൊണ്ട് മനുഷ്യത്വത്തെ പ്രകാശപൂരിതമാക്കി
കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ നാട് ഈ ഗുരുവിന്റെ പ്രകാശത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഒരുപാട് പ്രയത്നിച്ചു
നമുക്ക് ഗുരു നാനാക്ക് ദേവിന്റെ 550ാം പ്രകാശോൽസവം ദേശവിദേശങ്ങളിൽ വ്യാപകമായ തോതിൽ ആഘോഷിക്കുന്നതിനുള്ള സൌഭാഗ്യം ലഭിച്ചു
ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിനുശേഷം കർതാർപുർ സാഹബ് ഇടനാഴി നിർമ്മിച്ചു എന്നതും സന്തോഷകരമാണ്
കുറച്ചു ദിവസങ്ങൾക്കുമുമ്പ് എനിക്ക് ഹേമകുണ്ട് സാഹിബിനുവേണ്ട റോപ്വേയുടെ ശിലാസ്ഥാപനം നടത്താനുള്ള ഭാഗ്യമുണ്ടായി
നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരുടെ ദർശനങ്ങൾ നിരന്തരം പഠിക്കണം
നമ്മളെ അവർക്കുവേണ്ടി സമർപ്പിക്കണം
ഇതേ ദിവസം കാർത്തിക പൂർണ്ണിമയുമാണ്
ഈ ദിവസം നമ്മൾ തീർത്ഥങ്ങളിൽ നദികളിൽ കുളിക്കും
സേവനം നടത്തും ദാനം ചെയ്യും
വരുംദിവസങ്ങളിൽ പല സംസ്ഥാനങ്ങളും അവയുടെ പിറവി ദിവസവും ആഘോഷിക്കും
ആന്ധ്രാപ്രദേശ് കേരളം എന്നീ സംസ്ഥാനങ്ങൾ പിറവി ആഘോഷിക്കും
കർണ്ണാടക രാജ്യോൽസവം ആഘോഷിക്കും
ഇതുപോലെതന്നെ മദ്ധ്യപ്രദേശ് ഛത്തീസ്ഗഢ് ഹരിയാന ഈ സംസ്ഥാനങ്ങളും പിറവി ദിവസം ആഘോഷിക്കും
ഞാൻ ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് മംഗളാശംസകൾ നേരുന്നു
നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഒന്നിന് മറ്റൊന്നിൽനിന്ന് പഠിക്കുന്നതിന് സഹകരിക്കുന്നതിന് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഉള്ള സ്പിരിറ്റ് എത്ര ശക്തിമത്താണോ രാജ്യം അത്രത്തോളം മുന്നേറും
എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ ഈ വികാരത്തോടെ മുന്നേറുമെന്ന്
നിങ്ങൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആരോഗ്യവാന്മാരാകണം
മൻ കി ബാത്തിന്റെ അടുത്ത കൂടിക്കാഴ്ച്ചവരെ എനിക്ക് വിട നൽകിയാലും
നന്ദി നമസ്കാരം